കുറച്ച് പോസ്റ്ററുകൾ മരത്തിനു മുകളിലായി തൂക്കിയിരിക്കുന്നു.

അതിന്റെ മുന്നിലായി രണ്ട് മരങ്ങള് സൈഡിലായി മരങ്ങളുണ്ട്.

ചുവപ്പ് കളർ ഉള്ള പ്രതിമ ഉണ്ട് അതിന് സൈഡിലായി രണ്ട് കൊടികൾ ഉണ്ട്.

മാറ്റ് വിരിച്ചിട്ടുണ്ട് അതിന് സൈഡിലായി രണ്ട് ആളുകൾ ഉണ്ട്.

മതിലിനു മുന്നിലായി മൂന്ന് സൈക്കിളും അവിടെ ഒരാൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്.

ഇതിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതി്ന് ലൈ വൈറ്റ് കളർ ലൈറ്റും ഉണ്ട്.

പെട്ടിക്ക് പിറകിലായി ധാരാളം മറ്റു അലങ്കാര ഐറ്റംസ്കളും ഉണ്ട്.

ഇവിടെ ഒരു ഓട്ടോറിക്ഷയുണ്ട് ഒരു സ്കൂട്ടിയിൽ രണ്ടാളുകൾ പോകുന്നു.

ഗേറ്റ് നല്ല ഭംഗിയുള്ള ഗേറ്റ് ആണ് അതിന് പിറകിലായി മരങ്ങൾ ഉണ്ട്.

ഇത് ഒരു ഷോപ്പിന്റെ മുൻവശമാണ് ഷോപ്പിന്റെ പേര് ലോറ നല്ല ഭംഗിയിലാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത്.

ഇത് പണി നടക്കുന്ന റോഡിൻറെ സൈഡിലുള്ള മൊയ് പീടിക മുറികളാണ്.

അഞ്ച് തട്ടായും ഒന്ന് മൂന്ന് തട്ടായുമാണ് ഉള്ളത്.